കോൺസ്റ്റാൻറ്റിയസ് ഇത് പണി കഴിപ്പിച്ചു നാനൂറ്റിനാലിൽ ഇത് നശിപ്പിക്കപ്പെട്ടു. നാനൂറ്റിപതിനഞ്ചിൽ തിയോഡേഷ്യസ് പുനർ നിർമ്മിച്ചുവെങ്കിലും അഞ്ഞൂറ്റിമുപ്പത്തിരണ്ടിൽ വീണ്ടും അഗ്നിക്കിരയായി നശിച്ചു. ത്രാലസിലെ അനിമയസിന്റെയും മയ്ക്കിലിസിലെ ഇഹിതോറസിൻറ്റെയും രൂപകല്പനകൾ അനുസരിച്ച് ജസ്റ്റിനിയൻ ചക്രവർത്തി അഞ്ഞൂറ്റിമുപ്പത്തിരണ്ട് അഞ്ഞൂറ്റിമുപ്പത്തിഏഴ് കാലത്ത് അഞ്ഞൂറ്റിമുപ്പത്തിഏഴ് മുതൽ നാൽപ്പത്തെട്ട് കാലത്തെന്നും അഭിപ്രായമുണ്ട് പണി~പണിയിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ഹേഗിയ സോഫിയ കനത്ത ഭൂചലനം കാരണം അഞ്ഞൂറ്റിഅന്പത്തിയേട്ടിൽ ഇതിൻറെ കുംഭ ഗോപുരം തകർന്നു വീഴുകയുണ്ടായി. നമസ്കാരം. കുട്ടികൾ നല്ലവരാകാൻ നാം എന്തൊക്കെ ചെയ്യണം എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് ഞാനിന്നിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുക അവരെ ആരോഗ്യത്തോടെ വളർത്തിയെടുക്കുക എന്നതൊക്കെ വിവാഹം കഴിഞ്ഞ ദമ്പതികളുടെ സ്വപ്നങ്ങളിൽ പ്രധാനമായ ഒന്നാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ശിശു പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ മുഖ്യഘടകങ്ങൾ ശരിയായ ആരോഗ്യവും സ്‌നേഹപൂർണമായ പരിചരണവുമാണ്. ഈ രണ്ടു ഘടകങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ കണ്ണിയാണ് മുലയൂട്ടൽ എന്നതും തർക്കമറ്റകാര്യമാണ്. നമ്മുടേതുപോലുള്ള വികസന രാജ്യങ്ങളിലെ അമ്മമാർ പരമ്പരാഗതമായി കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തിയിരുന്നതാണ്. കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്നതിനുള്ള പ്രചോദനവും മാതൃകയും

ധാരണകളെയും വിശ്വാസങ്ങളെയും മാറ്റി മറിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസം സാർവത്രികമായതോടെ തൊഴിൽ സാധ്യതകൾ വ്യാപകമായതോടെ അമ്മമാർ ജോലിക്കു പോകാൻ നിർബന്ധിതരായി തീരുകയും ചെയ്തതോടെ മുലയൂട്ടലിനു പ്രതികൂലമായി ബാധിച്ചു. അതോടെ കുട്ടികളിൽ പോഷകക്കുറവ് മൂലമുള്ള രോഗങ്ങൾ അനാരോഗ്യവും ഉദരരോഗങ്ങളും സർവസാധാരണമായി. സുരക്ഷിതത്വത്തിൻ്റെ അഭാവം മറ്റൊരു വശത്ത്. സുരക്ഷിതത്വത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം കൊണ്ടും സുരക്ഷിതമായ ഗർഭാവസ്ഥയിൽ നിന്നും പ്രസവത്തിലൂടെ തികച്ചും വ്യത്യസ്തമായ ബാഹ്യലോകത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിന് മുൻപുണ്ടായിരുന്ന സുരക്ഷിതത്തം നഷ്ടപ്പെടുന്നു. പകരം താത്കാലികമായ അനിശ്ചിതത്വം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ കുഞ്ഞിന് സാവകാശം പ്രകൃതിയുമായി പൊരുത്തപ്പെട്ടു പോകുന്നതിനു അമ്മയുടെ സഹകരണം കൂടിയേ തീരു. ഒരു കുഞ്ഞു ലോകത്തു അറിയുന്നത് അവൻ്റെ അമ്മയിലൂടെയാണ്. മാതാവിൻ്റെ ചൂട് പറ്റിക്കൊണ്ട് നെഞ്ചോട് ചേർന്ന് മുല കുടിക്കുമ്പോൾ കുഞ്ഞു പരിപൂർണ്ണ സുരക്ഷിതത്വം അനുഭവിക്കുകയാണ്. തികച്ചും സുരക്ഷിതമായ ഗർഭാവസ്ഥയിൽ നിന്നും പ്രസവത്തിലൂടെ ബാഹ്യലോകത്തേക്ക് പിറന്നു വീഴുന്ന കുഞ്ഞിന് നഷ്ടമാകുന്ന ആ സുരക്ഷിതത്വ ബോധം മുലകുടിക്കുന്നതിലൂടെയാണ് കൈവരുന്നത്. അമ്മയുടെ കൈകളിൽ ഒതുങ്ങി മടിത്തട്ടിലിരുന്ന് മാറിടത്തിൽ നിന്നും മുലപ്പാൽ വലിച്ചു കുടിക്കുന്ന കുഞ്ഞു താൻ സുരക്ഷിതനാണെന്ന് അറിയുന്നതിനോടൊപ്പം സാവകാശം ഈ പ്രകൃതിയുമായി പൊരുത്തപ്പെടാനും ശീലിക്കുന്നു. അതെ, കുഞ്ഞു അമ്മയെ തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അമ്മയുമായി വൈകാരിക ബന്ധം പുലർത്തുന്നതും മുലയൂട്ടുന്നതിലൂടെയാണ്. പൊക്കിൾക്കൊടിയിലൂടെയുണ്ടായിരുന്ന ബന്ധം പ്രസവാനന്തരം മുലപ്പാലിലൂടെ പുതുക്കുമ്പോൾ മാതൃത്വത്തിൻ്റെ വാത്സല്യം അവൻ അല്ലെങ്കിൽ അവൾ മനസ്സിലാക്കുകയും അതിൽ സുരക്ഷിതത്വം കണ്ടെത്തുകയും ചെയ്യുന്നു. അഥവ അമ്മയും കുഞ്ഞുമായുള്ള വൈകാരിക ബന്ധത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ് മുലയൂട്ടൽ എന്നർത്ഥം. അമ്മയും കുഞ്ഞും തമ്മിലുള്ള മാനസിക ബന്ധം സുസ്ഥിരമാകുന്നതിനും സുസ്ഥിരമാക്കുന്നതിനും ശിശുവിൻ്റെ സർവ്വോ സർവ്വ ത്വന്മുഖമായ വിജസ് വികാസത്തെ ത്വരിതപ്പെടുത്തുന്നതിനും മുലയൂട്ടൽ സഹായിക്കുന്നു. മുലകുടിക്കുന്ന കുഞ്ഞിന് മുലകുടിച്ചാൽ മാത്രം തൃപ്തിയാവുകയില്ല. അതിന് അമ്മയുടെ സ്നേഹ പരിലാളനകൾ ആവശ്യമാണ്. മാതാവിൻ്റെ സ്നേഹവും മുലപ്പാലും ഒരുപോലെ ലഭിച്ചെങ്കിലെ കുഞ്ഞിന് തൃപ്തിയാവു. അത് കുഞ്ഞിന് ആസ്വാദ്യകരവും അതിലേറെ സുരക്ഷിതത്വവും നൽകുന്നു. കുഞ്ഞിന് ആവശ്യമുള്ളപ്പോഴൊക്കെ അതിന് മുലകുടിക്കാൻ തോന്നും. ഈ ആഗ്രഹം യഥാവിധി നിറവേറ്റപ്പെടാതെ വരുമ്പോൾ കുഞ്ഞു വിരൽ നുണയാൻ താല്പര്യം കാണിക്കുന്നു. അതുപോലെ മുലപ്പാലും വേണ്ടത്ര പരിഗണനയും താല്പര്യവും ലഭ്യമാകാത്ത ശിശുക്കൾ പിൽക്കാലത്തെ ആശ്രയ മനോഭാവം പ്രകടമാക്കും അതായത് തനിക്കു നഷ്ടപ്പെട്ട പരിഗണനകൾ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറ്റാൻ ശ്രമിക്കും. ചിലർക്ക് വാശി ആകാംക്ഷ അകാരണമായ ഒരു കാരണവുമില്ലാത്ത പേടി തുടങ്ങിയവയെല്ലാം ഉണ്ടാകാൻ ഇടയുണ്ട്. ചുരുക്കത്തിൽ തുടർച്ചയായി വിരൽ കുടി ആശ്രയമനോഭാവം കൊഞ്ചൽ അമിതഭാഷണം എന്നിവ ഇതിൻ്റെ ഫലമായുണ്ടാകുന്ന പ്രകൃതങ്ങളാണ്. അതുപോലെ നഖം കടി നാവു പുറത്തേക്കു നീട്ടിയിടുക പെൻസിൽ കടിക്കുക തുപ്പുക തുടങ്ങിയ പ്രവണതകളും തുടങ്ങിയ എല്ലാ പ്രവൃത്തികൾക്കും കാരണം യഥാവിധിയുള്ള മുലയൂട്ടലിൻ്റെ അഭാവം തന്നെയാണെന്ന് ലോകത്ത്‌ പല മനഃശാസ്ത്ര ജ്ഞപണ്ഡിതന്മാര് വ്യക്തമാക്കിയിട്ടുണ്ട്. മുലപ്പാൽ നിഷേധിക്കപ്പെട്ടവരാണ് പിന്നീട് പ്രായമാകുമ്പോൾ ഇണയെ കുത്തുവാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കുന്നതും കിടപ്പറയിൽ കടിച്ചു വേദനിപ്പിക്കുന്നതെല്ലാം എന്തിനേറെ മുലകുടിക്കാൻ വരുന്ന കുഞ്ഞിനെ തള്ളിമാറ്റുന്ന മാതാവിനെ പിന്നീട് ആ കുട്ടി തള്ളയെന്നു വിളിക്കാനും പോലും മടിക്കില്ല. ഇത്തരം മക്കളും തള്ളമാരും ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതായി കണ്ടു വരുന്നുണ്ട്. കുഞ്ഞിൻ്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും അതിൻ്റെ ശരീരത്തിലെ സ്വയം പ്രതിരോധ ഘടനയെ സമ്പുഷ്ടമാക്കാനും മുലയൂട്ടൽ സഹായകമാണ്. ശിശുവിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ മാംസ്യം കൊഴുപ്പ് ധാതുലവണങ്ങൾ ജീവകങ്ങൾ പഞ്ചസാര വെള്ളം കാൽസ്യം തുടങ്ങിയെല്ലാ ഘടകങ്ങളും നാം ചർച്ച ചെയ്യുന്ന മുലപ്പാലിൽ അടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ പോഷകപ്രദമായ ഒരു സമ്പൂർണ ആഹാരമാണ്. പ്രകൃതിയൊരുക്കിയ സമ്പൂർണ ആഹാരം. ഒന്നുകൂടി അറിയുക, കുഞ്ഞുങ്ങൾക്ക് വിശേഷിച്ചും നവജാത ശിശുക്കൾക്ക് മനുഷ്യശരീരത്തിൻ്റെ ഊഷ്മാവിൻ്റെ അത്ര ചൂടോടു കൂടിയ പാലാണ് വേണ്ടതും യോജിച്ചതും. അത് മുലപ്പാൽ ഒന്ന് മാത്രമാണ്. അതുപോലെ മുലപ്പാലിൻ്റെ ഘടന കുഞ്ഞിൻ്റെ ദഹനത്തിനാവശ്യമായ തരത്തിലുള്ളതാണ്. പ്രസവിച്ച ആദ്യത്തെ മൂന്നോ നാലോ ദിവസങ്ങളിൽ സ്തനങ്ങളിൽ നിന്നും പോരുന്ന മുലപ്പാലിന് അല്പം മഞ്ഞ നിറമായിരിക്കും. ഇതിനു കൊളോസ്റ്ററും എന്ന് പറയുന്നു. ഇതിൽ മാംസ്യം ജീവകം എന്നിവ കൂടുതലാണ്. കൊഴുപ്പു കുറവ്. മാംസ്യത്തിൽ നല്ലൊരു ഭാഗം രോഗപ്രധിരോധത്തിന് ആവശ്യമായ ഘടകങ്ങളാണ്. ഇത് കുഞ്ഞിൻ്റെ കുടലിനുള്ളിൽ ഒരു ആവരണം സൃഷ്ടിച്ചു രോഗാണുക്കളെ തടയാനും വിവിധ തരത്തിലുള്ള അലർജിയെ തടയാനും സഹായകമാകുന്നു. മുലപ്പാൽ കുഞ്ഞിനെ രോഗ പ്രതിരോധ ശക്തി പ്രദാനം ചെയ്യുന്നു. ഇത് പൂര്‍ണമായും രോഗാണു വിമുക്തമാണ്. രോഗ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന lyzozyme ലാക്ടോഫെറിൻ തുടങ്ങിയ അണുനാശകരരാസവസ്തുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട്. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്കു ദഹനക്കേടോ മറ്റു രോഗങ്ങളോ ഉണ്ടാകുന്നത് ചുരുക്കമാണ്. വയറിളക്കമുണ്ടാവുന്ന നിരവധി ബാക്റ്റീരിയകൾക്കു എതിരാവും അഞ്ചാം പനി പോളിയോ എന്നിവയുണ്ടാക്കുന്ന വൈറസുകൾക്കു എതിരായുമുള്ള ആന്റിബോഡികൾ മുലപ്പാലിലുണ്ട്. ഇതിലെ ഘടകങ്ങൾ കുഞ്ഞിനെ അലെർജിയൊ മറ്റൊ ഉണ്ടാക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.

അവയുടെ കുഞ്ഞുങ്ങളെ മുലയൂട്ടി വളർത്തുന്നുണ്ട്. പക്ഷെ ബുദ്ധിയും വിവേകവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യനോ, നാം ചിന്തിക്കണം. ദൈവം മനുഷ്യനെ ഓരോ ലക്ഷ്യങ്ങൾ കണ്ടു കൊണ്ടാണ് സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ സൃഷ്‌ടീകത പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നതു തന്നെയാണതിൽ പ്രധാനം. വിവാഹത്തിലൂടെ ദമ്പതികൾ സ്നേഹം പങ്കിട്ട് ആ സ്നേഹാർച്ചനയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ യഥോചിതം പോറ്റി വളർത്തി സമൂഹത്തിൻ്റെ കണ്ണികളാക്കി തീർക്കേണ്ടതുണ്ട്. അതിനെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കുഞ്ഞിന് ആവശ്യമുള്ളതും അവകാശപ്പെട്ടതും നൽകിയേ മതിയാകു. ജനിച്ച ശേഷമുള്ള ആദ്യത്തെ വർഷങ്ങളിൽ പ്രത്യേകിച്ചും ഇതിനു ഏറെ പ്രസക്തിയുണ്ട്. പക്ഷെ നിർഭാഗ്യമെന്നു പറയട്ടെ, ആധുനിക സമൂഹത്തിൽ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നതിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല എന്ന സത്യം നമുക്ക് മറച്ചു വക്കാൻ ഒരിക്കലും സാധിക്കില്ല. ആയതു കൊണ്ട് തന്നെ നമ്മുടെ സ്ത്രീകൾ അമ്മമാർ പ്രത്യേകിച്ചും നമ്മുടെ മക്കളെ മുലയൂട്ടാൻ ഏതു ജോലി തിരക്കാണെങ്കിൽ പോലും അതിനെ സമയം കണ്ടെത്തി നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം അത് തെണ്ടുകയില്ലായെന്ന ബോധത്തോടെ പ്രവർത്തിക്കണം അതിനവർ ശ്രമിക്കണം സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ നിർത്തുന്നു. hello നമസ്കാരം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തെക്കുറിച്ചാണ് ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം ഇന്ത്യയുടെ തനത് ശാസ്ത്രീയ സംഗീത പദവികളിൽ ഒന്നാണ് പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിൽ വടക്കേ ഇന്ത്യയിലെ രാജ സദസുകളിലാണ് ഈ സംഗീത രൂപം പുഷ്ടി പ്രാപിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു

വിവിധ മതങ്ങളുടെ അനുഷ്ഠാന സംഗീതം കാരണമായിട്ടുണ്ട് വൈദിക സംഗീതത്തിന് പുറമേ പ്രവിശ്യൻ സംഗീതത്തിന്റെ സ് സ്വാധീനവും ഹിന്ദുസ്ഥാനിയിൽ പ്രകടമാണ് ഇന്ത്യക്ക് പുറമേ പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലും ഹിന്ദുസ്ഥാനി സംഗീതവും അതിന്റെ അവാന്തര വിഭാഗങ്ങളും പ്രചാരത്തിലുണ്ട് ഈ സംഗീത ഏർ രൂപപ്പെടുത്തുന്നതിൽ പേർഷ്യൻ അഫ്‌ഗാൻ മുഗൾ സംഗീത വഴികളും സംഭാവന നൽകിയിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന സംഗീത രീതി ഇത്തരം ഇസ്ലാമിക സ്വാധീനവും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 ഹിന്ദുസ്ഥാനി സംഗീതം ആദിമ സംഗീതം folk സംഗീതം popular സംഗീതം ആരാധന സംഗീതം art എന്നീ അഞ്ചു വിഭാഗങ്ങളിലായാണ് പറയപ്പെടുന്നത് ശാസ്ത്രീയ സംഗീതത്തിൽ ദേശ ഭേദങ്ങളാലും ആലാപന ശൈലി ഭേദങ്ങളാലും നിരവധി ഉൾ പിരിവുകളുണ്ട് അൻപത് തരത്തിലുള്ള ശൈലികൾ അവകാശപ്പെടുന്നു ദ്രുപത് ഹയാല്‍ ചതുരങ്ക് തരാനാ അഷ്ടപതി തുടങ്ങിയവ ദ്രുപത് എന്നാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ഏറ്റവും പഴയ രൂപമാണ് ദ്രുപത് ക്ഷേത്ര സംഗീതത്തിന്റെ സ്സ്വ സ്വഭാവത്തിലാണ് ദ്രുപതിന്റെ ആലാപന രീതി പതിമൂന്നാം നൂറ്റാണ്ടിലാണ് ദ്രുപത് രൂപപ്പെട്ടത് ഗ്വാളിയാറിലെ രാജാവായ മാൻസിംഗ് തോമറിന്റെ രാജസദസ്സിലെ സംഗീത സംഗീതജ്ഞനാണ് ദ്രുപതു രൂപപ്പെടുത്തിയത് എന്നാണ് സംഗീത ചരിത്രകാരന്മാരുടെ നിഗമനം ദേവി ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികളാണ് ദ്രുപതിൽ കൂടുതലും കാണപ്പെടുന്നത് ധ്രുവന ആഹ് ധ്രുവനക്ഷത്രം പോലെ തിളക്കമില്ലാത്തത് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പദം എന്നൊക്കെയാണ് ദ്രുപത്തിന്റെ അർത്ഥം തംബുരു ഭഗ്വാജ് തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ച് പുരുഷന്മാർ മാത്രമാണ് ആദ്യകാലത്ത് ദ്രുപത് അവതരിപ്പിച്ചിരുന്നത്.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 തരാന എന്നാൽ കച്ചേരികളുടെ അവസാനം പാടുന്ന വികാരപരമായ ഗാനരൂപമാണ് ഒരു പ്രത്യേക ഭാവം പകരാനായി താളാത്മകമായ ബോലുകൾ അടങ്ങിയ വരികളാണ് ഇതിൽ ഉണ്ടാവുക കർണാടക സംഗീതത്തിലെ തില്ലാനയോട് ഇതിന് ഉപമിക്കാൻ ചെയ്യാവുന്നു നമുക്ക് ഇനി ഖയാൽ ഖയാൽ എന്നാൽ ചിന്ത എന്ന അർത്ഥം വരുന്ന പദമാണ് വികാരപരമായ വി വികാരപരത കൂടുതലുള്ള ശൈലിയാണ് ഇത് രണ്ടു വരി മുതൽ എട്ടു വരി വരെയുള്ള കൃതികൾക്ക് വ്യക്തമായ ഈണം നൽകിയാണ് ഇത് അവതരിപ്പിക്കുന്നത് നിരവധി വാദങ്ങൾ ഇതിന്റെ ഉത്ഭവത്തെപ്പറ്റി നിലനിൽക്കുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ അമീർ ഖുസ്രു ആണ് ഇതിന്റെ ആചാര്യൻ എന്ന് വിശ്വസിക്കുന്നു ദ്രുപത് ശൈലിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ട്ടുണ്ട് സ്വതന്ത്രമായ ആലാപന ശൈലിയും ഗായകന്റെ ഇഷ്ടത്തിന് ആ ഗാനത്തെ അല്ലെങ്കിൽ രാഗത്തെ മോടി കൂട്ടുവാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഖയാല്‍ ആലപിക്കുക ഇനി ഗസൽ ഗസൽ എന്നാൽ അറബി കവിതകളിൽ നിന്നുമാണ് ഗസലിന്റെ ഉത്ഭവ ഇറാനിൽ നിന്നും പത്താം ശതകത്തിൽ പേർഷ്യ സ്വീകരിച്ച കവിത രൂപമാണ്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 ലോക പ്രണയത്തിലാണ് ഇതിൽ മുൻതൂക്കം ഭാരതത്തിൽ ഉർദുവിലും കാശ്മീരി ഭാഷയിലും ഗസൽ രചന നടത്തിയിട്ടുണ്ട് ഗസൽ കവിത രൂപത്തിൽ നിന്നും മാറി ഒരു സംഗീതം എന്ന നിലയിൽ വളരുന്നത്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 അവസാനത്തെ ഈരടിക്ക് മഗ്ഥ എന്നും പറയുന്നു ഹിന്ദി ചലച്ചിത്ര ഗാന രാഗ ഗസലിനും ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാനുള്ള അവസരം നൽകി കെഎൽ സൈഗ മുഹമ്മദ്

ഇനി തുമ്പി. തുമ്പി എന്നാൽ കാല്പനികക്ക് പ്രാധാന്യം നൽകി ബ്രിജ് ഭാഷയിൽ എഴുതപ്പെട്ടതാണ് തുമ്പി ഗാനങ്ങൾ. മൂന്നു തരത്തിൽ ഇത് വിഭജിക്കപ്പെട്ടിരിക്കുന്നു പഞ്ചാബി ലക്നൗ പൂരബ് പൂരബ് അംഗ് തുംലി എന്നിങ്ങനെ എന്നിങ്ങനെ നൃത്തത്തിന്റെ അകമ്പടിയോടെയാണ് ആദ്യകാലങ്ങളിൽ ഇത് അവതരിപ്പിച്ചിരുന്നത്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 ഹിന്ദിയും കൂടി കലർന്ന ഭാഷയിലുള്ള ഒരു ലഘു ശാസ്ത്രീയ രൂപമാണിത് ഒട്ടകയോട്ടക്കാരുടെ നാടോടി സംഗീതത്തിൽ നിന്നാണ് ഇതിന്റെ പിറവി എന്ന് കേൾക്കുന്നു. ഗ്വാളിയർ ഖരാനിയുമായി ബന്ധപ്പെട്ട വിഭാഗമാണിത്. കുമാര്‍ ഗന്ധർവ്വ ഈ വിഭാഗത്തെ വികസിപ്പിച്ചെടുക്കുന്നതിൽ പങ്കു വഹിച്ചിട്ടുണ്ട്. ഖവാലി ഒരു ഗായകൻ പാടുകയും മറ്റുള്ളവർ കൈ കൊട്ടി കൊണ്ട് അത് ഏറ്റുപാടുകയും ചെയ്യുന്ന രീതിയാണ്. ഉസ്താദ് നുസ്രത് ഫത്തേ അലി ഖാൻ ഈ രംഗത്ത് പ്രമുഖനായിരുന്ന ഗായകനായിരുന്നു സംഗീതത്തെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ആഹ് ഇതിന് അപ്പുറത്തും നമുക്ക് പറയാനായിട്ട് കാണും ഇപ്പോ രാഗം എന്ന ഒരു ഭാഗം ഏർ എടുത്തു കഴിഞ്ഞാൽ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

ഏർ കർണ്ണങ്ങൾക്ക് ഇമ്പവും ആയതും ഏർ ശ്രോതാവിന്റെ മനസ്സിനെ രസിപ്പിക്കുന്നതുമായ നാദമാണ് രാഗമെന്ന് ഏർ ഷാരോൺ ദേവൻ പറയുന്നു മറ്റു ശ്രുതികളുടെ അകമ്പടി ഒന്നും കൂടാതെ ഒറ്റയ്ക്ക് കേൾക്കുമ്പോൾ തന്നെ ചെവിക്ക് ഇമ്പം നൽകുന്ന ശ്രുതികളാണ് രാഗം എന്ന് എ കെ രവീന്ദ്രനാഥ് രാഗത്തെ ഉപമിച്ചിട്ടുണ്ട് ആദ്യ കാലങ്ങളിൽ ജാതി എന്ന പദമാണ് രാഗത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് കാലക്രമേണ ജാതി എന്ന പദം രാഗത്തിനു വഴി മാറി. എന്നാൽ ഈ മാറ്റം നടന്നത് ഏതു കാലത്താണെന്ന് നിശ്ചയമില്ല. ഭരതമുനിയുടെ നാട്യശാസ്ത്ര നാട്യശാസ്ത്രത്തിൽ രാഗം എന്ന പദം ഉപയോഗിച്ച് കാണുന്നില്ല. ആയതിനാൽ നാട്യശാസ്ത്ര രചനക്കു ശേഷമാണ് ഈ മാറ്റം നടന്നതെന്ന് ഊഹിക്കാം.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 സംഗീതം എന്നതാണ് ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തെ കുറിച്ചുള്ള പൊതു സങ്കല്പം ഏത് സംഗീത സംഗീതത്തിന്റെയും പ്രധാന ഘടകം ശബ്ദമാണ് ഈ ശബ്ദത്തെ ലയാനുസാരിയായി ക്രമീകരിച്ചാൽ സംഗീതം ഉണ്ടാകുന്നു ഭാരതീയ വേദപ്രമാണിക ഗ്രന്ഥങ്ങളിലെ ആദ്യ ശബ്ദമായി കണക്കാക്കുന്നത് ഓംകാര ശബ്ദത്തെയാണ് സംഗീതത്തിൽ ഏതൊരു ശബ്ദത്തെയും

ഷഡ്ജം എന്നതിന് പറയുന്നത് നേമലി സ ഏർ ഋഷഭം എന്നത് എടു രി ആഹ് ഗാന്ധാരം എന്നുള്ളത്മേഘ ഗ മധ്യമം എന്നുള്ളത്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 കർണാടക സംഗീതത്തിൽ സ പ ഇവയൊഴിച്ചുള്ള സ്വരങ്ങൾക്ക് ശ്രുതി ഭേദങ്ങൾ ഉണ്ട് മ എന്ന സ്വരത്തിനു രണ്ടു ഭേദങ്ങൾ രി ഗ ധ നി ഇവക്ക് മൂന്നു ഭേദങ്ങൾ എന്നിങ്ങനെ ഉണ്ട് ഇപ്രകാരം ആകെ പതിനാറ് ശ്രുതികൾ ഉണ്ട് എന്നാൽ ഈ ഭേദങ്ങൾക്ക് നാല് പകർപ്പുകൾ ഉണ്ട് ഉദാഹരണത്തിന് ഏർ ഷാദ് ഋഷഭം എന്ന ഋഷഭത്തിന്റെ ഭേദവും സാധാരണ ഗാന്ധാരം എന്ന ഗാന്ധാരത്തിന്റെ ഭേദവും ഒരേ ശ്രുതി തന്നെയാണ് എന്നതിനാൽ പതിനാറിൽ നിന്ന് നാലു കുറഞ്ഞാൽ പന്ത്രണ്ട് അങ്ങനെ പന്ത്രണ്ട് സ്വരങ്ങളാണ് ഉള്ളത് ആയതിനാൽ രാഗം പന്ത്രണ്ടു സ്വരങ്ങളെ അഥവാ ശ്രുതികളെ അടിസ്ഥാനമാക്കിയതാണെന്ന് കാണാൻ കഴിയും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

വിവരിച്ചു പറയേണ്ടി വരും okay

പക്കവാദ്യമായ Harmonium സാരംഗി ഇതിലെ സാരംഗി എന്ന് പറഞ്ഞാൽ ഏർ വടക്കേ ഇന്ത്യയിലെ ഒരു പ്രധാന സംഗീത ഉപകരണമാണ് സാരംഗി പതിനേഴാം നൂറ്റാണ്ടിന്റെ മധ്യത്തോടെയാണ് സാരംഗി പ്രചാരത്തിലാവാൻ തുടങ്ങിയത് വായ്പാട്ടിനു അകമ്പടിയായി സാരംഗി ഉപയോഗിച്ചിരുന്നു എങ്കിലും ഇന്ന് harmonium സാരംഗിക്ക് പകരമായി പലയിടങ്ങളിലും ഉപയോഗിച്ച് വരുന്നത് ആഹ് സരോജിനി പോലെ ആട്ടിൻ തോലു കൊണ്ടുള്ള ഏർ വായവട്ടവും ഏകദേശം പരന്ന നീണ്ട രൂപവുമാണ് സാരംഗിക്കുള്ളത്. പ്രധാനപ്പെട്ട മൂന്നു കമ്പികളാണ് സാരംഗിയിൽ ഉള്ളത് violin നെ പോലെ കമ്പികൾ വരെ വലിച്ചു കെട്ടിയിരിക്കുന്നു ഇവയിലാണ് bow കൊണ്ട് വായിക്കുക ഇതിനു പുറമേ മുപ്പതു മുതൽ നാൽപതു വരെ സഹായക കമ്പികളും സാരംഗികയിൽ ഉണ്ട് ഇവയാണ് സാരംഗിക്ക് തനതായ ശബ്ദം നൽകുക ഇടതു കൈ നഖങ്ങൾ കൊണ്ട് കമ്പികൾ പിടിച്ചാണ് സാരംഗിയിൽ ശബ്ദ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുക okay അപ്പൊ ആഹ് ഈ സാരംഗി അതു പോലെ തന്നെ violin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 ആഹ് ഛോട്ടാ ഖയാൽ പേര് സൂചിപ്പിക്കും വിധം ബഡാ ഖയാൽ ധൈ ദൈർഘ്യം കൂടിയതും ഛോട്ടാ ഖയാൽ ദൈർഘ്യം കുറഞ്ഞതുമായിരിക്കും രാഗാലാപനത്തിന് ഖയാലിനു പ്രാധാന്യം കുറവാണു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 പാക്കിസ്ഥാനിയും പാക്കിസ്ഥാനിലും ഇന്ത്യയിലും ആണ് ഇതിനു ആരാധകരെ ഏറെയുള്ളത് ഇരുപതാം നൂറ്റാണ്ടിൽ വർധിച്ചു വന്ന നിശാ club കളും കവിയരങ്ങുകളുടെയും കുറഞ്ഞ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 ഇതിന്റെ ഏർ ചരിത്രം എങ്ങനെയാ ന്നു വെച്ച്കഴിഞ്ഞാല് ഗസലുകളെ തുടക്കം പത്താം നൂറ്റാണ്ടിൽ ഇറാനിൽ ആണെന്ന് കരുതിപ്പോരുന്നു അറേബ്യൻ ഗാനശാഖയായ കസീതയിൽ നിന്നുമാണ് ഗസലുകളുടെ തുടക്കം ഗസൽ എന്ന വാക്കുണ്ടായത് അറബിയിൽ നിന്നുമാണ് സ്ത്രീയോട് സ്നേ സ്നേഹത്തെപ്പറ്റി പറയുക എന്നാണ് അറബിയിൽ ഈ വാക്കിനർത്ഥം ദൈവത്തെയോ രാജാവിനെയോ സ്തുതിക്കുവാനായിരുന്നു എഴുതപ്പെട്ടിരുന്ന ഖസീതയുടെ ഒരു ഭാഗമായ ത നിന്നും വേർതിരിഞ്ഞാണ് ഇന്നു കാണുന്ന രീതിയിലുള്ള ഗസലുകൾ രൂപം കൊണ്ടത് ഒരു ഖസീതയിൽ ഈ രണ്ടു വരികൾ വീതം അടങ്ങിയ നൂറോളം സ്തുതി ഗാനങ്ങളായിരുന്നു എന്നാൽ ഗസലുകൾ അഞ്ചു മുതൽ ഇരുപത്തി അഞ്ചു ഈരടികൾ മാത്രമാണ് ഉള്ളത് ഈ വരികളിൽ എല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നു ഗസലുകളിലെ ലാളിത്യം കൊണ്ടും സാഹിത്യം ഭംഗിക്കൊണ്ടും അതിന്റെ മാധുര്യം കൊണ്ടും വളരെ പെട്ടെന്ന് തന്നെ ഗസലുകൾ ഇറാനിലെ ജനമനസ്സുകളിൽ ഇടംപിടിക്കുകയും ഏർ ഖസീദ ക്രമേണെ അപ്രത്യക്ഷമാവുകയും ചെയ്തു പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ തുർക്കികളും അഫ്‌ഗാനികളും വഴി ഗസലുകൾ ഇന്ത്യയിൽ എത്തുകയും അത് വളരെ വേഗം തന്നെ ജനമനസ്സുകളിൽ ഇടം പിടിക്കുകയും ചെയ്തു അതുകൊണ്ടുതന്നെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഗസലുകൾക്കുള്ള സ്ഥാനം സീമാതീതമാണ് അഫ്‌ഗാനികളുടെയും മുഗളന്മാരുടെയും ഭരണകാലത്താണ് ഗസലുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് ഗസൽ ഗായകർക്കും മറ്റും വളരെ പ്രധാനപ്പെട്ട സ്ഥാനമായിരുന്നു അക്കാലത്തു ഉണ്ടായിരുന്നത് പേർഷ്യൻ കവിയായിരുന്ന ശേറാസ്‌ മുഗൾ സഭയിൽ വളരെ ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നു പതിമൂന്നാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന persian ഏർ ഗാന ശാഖയിൽ വളരെയധികം ഏർ പ്രാകി ലഭ്യം ഉണ്ടായിരുന്ന ഇന്ത്യൻ കവിയായിരുന്നു അമീർ ഖുസ്‌റോ ഇതിൽ അമീർ ഖുസ്‌റോ എന്ന് പറയുന്ന ഏർ ആഹ് മഹാനെക്കുറിച്ചു പറയുകയാണെങ്കില് persian കുടുംബ പാരമ്പര്യത്തിൽപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സംഗീതജ്ഞനും പണ്ഢിതനും കവിയുമായിരുന്നു അമീർ ഖുസ്രോ ദഹ്ലവി എന്ന് പറയപ്പെടുന്ന അമീർ ഖുസ്രു ആഹ് അവിടെ ഏർ അബുൽ ഹസ്സൻ യമിനുദ്ദീൻ ഖുസ്രു എന്നതാണ് ശരിയായ നാമം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ സാംസ്കാരിക ചരിത്രത്തിൽ അമീർ ഖുസ്രുവിനു അനശ്വരസ്ഥാനമാണുള്ളത് ഡൽഹിയിലെ സൂഫിവര്യൻ നിസാമുദ്ദിൻ ഔലിയുടെ ശിഷ്യനായ അദ്ദേഹം ഒരു കവി മാത്രമല്ല പ്രതിഭാ സമ്പന്നനായ സംഗീതജ്ഞനും കൂടിയായിരുന്നു persian ലും ഹിന്ദവയിലും അദ്ദേഹം കവിതകൾ എഴുതി തബല എന്ന വാദ്യോപകരണം ഇന്ത്യൻ സംഗീത ശാഖയ്ക്കായി കണ്ടെത്തിയതും അതിന്റെ കൾ രൂപപ്പെടുത്തിയതും സമ്മാനിച്ചതും ഖുസ്രു ആണെന്ന് പറയപ്പെടുന്നു അതുപോലെ സിത്താർ എന്ന string സംഗീത ഉപകരണം ഖുസ്രുവുവിന്റെ സംഭാവനയാണ്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 ഇൽത്തുമിഷിന്റെ സേനാനായകനിൽ ഒരാളായിരുന്നു സൈഫ് ഏർ ഒരാളായിരുന്ന സൈഫുദ്ധീനാണു ഖുസ്രോയുടെ പിതാവ് തുർക്കി വംശജനായിരുന്ന ഇദ്ദേഹം മംഗോൾ ആക്രമണത്തിമു മുൻപ് ഡൽഹിയിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു ഖുസ്‌റോയുടെ മാതാവ് ഇന്ത്യ ഇന്ത്യക്കാരിയായ ഒരു മുസ്ലിം സ്ത്രീയായിരുന്നു ഖുസ്‌റോയുടെ ഏഴാം വയസിൽ അച്ഛൻ അന്തരിച്ചു ചെറുപ്പകാലം മുതൽക്കേ ഖുസ്രോ കവിതയിലും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 അഖാനി നിസാമി സഅദി തുടങ്ങിയവയുടെ കൃതികളിൽ അമീറിന് തികഞ്ഞ അവഗാഹമുണ്ടായിരുന്നു. അങ്ങനെ ആഹ് ഏർ പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരിച്ചു വരാം ആഹ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മിർസ ഏർ ഗസലുകളുടെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയവർ അമീർ ഖുസ്രു ഉറുദുവിലും ഗസലുകൾ എഴുതിയിരുന്നു ഗസലിന്റെ മറ്റൊരു രൂപമാണ് ഖവാലി ഇദ്ദേഹം സൂഫിവര്യനായിരുന്ന ഹസ്‌റത് നിസാമുദ്ദീൻ ഏർ നിസാമുദീനെ പ്രകീർത്തിച്ചു കൊണ്ട് persian ലും ഉറുദുവിലും ഖവാലി രചിച്ചിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും അദ്ദേഹത്തിന്റെ ഖബറിടത്തിൽ ഖവാലികൾ പാടുന്നുണ്ട് മറ്റൊരു വസ്തുത ആഹ് വസ്തുത നിസാമുദീന്റെ ചരമദിനത്തിൽ ഖുസ്രുവിന്റെ ഖവാലിയോടെയാണ് ഇന്നും ചടങ്ങുകൾ ആരംഭിക്കുന്നത് പ്രണയമാണ് ഗസലുകളുടെ മുഖ മുദ്ര ശ്രുതികളും മറ്റു ഗസലുകൾ ആലാപനം ചെയ്യുകയും ആസ്വദിക്കുകയും ചെയ്തിരുന്നു മുഗൾ ചക്രവർത്തിമാർ എല്ലാവരും തന്നെ

രചിച്ചിരിക്കുന്നത് ഉറുദുവിലും persian നിലുമാണ് ഇനി ഗസലുകളിൽ പ്രണയത്തിന്റെ ഭാവനകളെ വളരെ വികാര തീവ്രതയോടെയാണ് പ്രകടി പ്രകടിപ്പിക്കുകയും പ്രകടിപ്പിക്കുന്നത് ഗസല് ഗസലിൽ കവി ഉദ്ദേശിക്കുന്ന സ്നേഹം ഭൗതികമാണോ അതോ ദൈവസ്നേഹമാണോ എന്ന കാര്യം പലപ്പോളും തീർച്ചപ്പെടുത്താനാവില്ല ഈ തീർച്ചയില്ലായ്മ കരുതിക്കൂട്ടി തന്നെ ഒരുക്കുന്നതാണ് ഈ ഗസലുകൾ ഏർ ഈരണ്ടുവരികൾ വീതം അടങ്ങിയ കവിത കവിതയാണ് ഇതിന്റെ ഏർ ഷേർ എന്ന് പറയ് ഏർ ഇതിനു ഷേർ എന്ന് പറയുന്നു ആ വരികളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു എല്ലാ തരത്തിലുമുള്ള ഭാവ തീവ്രതയും അവതരിപ്പിക്കാൻ ഈ രണ്ടു വഴിക വഴികളിലൂടെ കഴിയുന്നു എല്ലാ ഷേറുകളും ഓരോ കവിതകളാണ് തുടർന്ന് വരുന്ന വരികളെയോ അതിനു മും മുമ്പെയുള്ള വരികളെയോ അത് ആശ്രയിക്കുന്നില്ല അതുകൊണ്ടുതന്നെ ഓരോ ഷേറുകളും പൂർണതയുള്ള ഓരോ കവിതകളാണ്

ഇനി ബഹ എന്നുള്ളത് ഒരു ഗസലിലുള്ള ഓരോ ഷേറുകളിലും ഷേറുകളിലുമുള്ള വാക്കുകളുടെ എണ്ണം കൃത്യമായിരിക്കണം ഉദാഹരണമായി ഒരു ഷെറിലെ ആദ്യത്തെ വരിയിൽ അഞ്ചു വാക്കുകൾ ആണെങ്കിൽ രണ്ടാമത്തെ വരിയിലും അഞ്ചു വാക്കുകൾ ഉണ്ടായിരിക്കണം വാക്കുകളുടെ എണ്ണമനുസരിച്ചു ഷേറുകളെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏർ റദീഫ് കാഫിയ മക്ത വാക്കുകളെല്ലാം തന്നെ ഇപ്പോ ഏർ റദീഫ് എന്നാൽ വാക്കുകളെല്ലാം തന്നെ പരസ്പരം സാമ്യമുള്ളതായിരിക്കണം അതുപോലെ തന്നെ ആദ്യത്തെ വരി അവസാനിക്കുന്ന വാക്ക് കൊണ്ട് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ വരിയും അവസാനി അവസാനിക്കാം ഗസലുകളുടെ തുടക്കം എല്ലാം തന്നെ റാദിഫിലായിരിക്കും ഈ വരികളെ മത്ല എന്ന് പറയുന്നു ഇനി കാഫിയ റാദിഫ് തുടങ്ങുന്നതിനു മുമ്പേ തന്നെ ഗസലുകളുടെ ഒരു രൂപം നല്കുന്നതിനെയാണ് കാഫിയ എന്ന് പറയുന്നത് ഗസലുകൾ ഈ വരികളെ പിന്തുട പിന്തുടരുകയാണ് പിന്നീട് ചെയ്യുന്നത് ഇനി മക്ത മക്ത എന്നാല് ഗസലുകളിലെ അവസാന ഷേറിനെയാണ് മക്ത എന്നു പറയുന്നത് ആ ഗസൽ രചിച്ച ആളിനെക്കുറിച് ഈ ഷേറിൽ ഉണ്ടായിരിക്കും അവസാന ഷേറിൽ ആദ്യത്തെയോ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 നിർബന്ധമുള്ള ഭാഗമല്ല ഗസലുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അടുത്തത് തന്റെ ഭാവനയെ സൂചിപ്പിക്കുന്ന തരത്തിലായിരിക്കണം ഷേറുകൾ ക്രമീകരിക്കേണ്ടത് എന്നാൽ ആ ഗസലിന്റെ തനിമ

സുജാത് ഹുസൈൻ ഖാൻ, ബീഗം അക്തർ, കെ എൽ സൈഗാർ, മഹ്ദി ഹസ്സൻ, ഗുലാം അലി, മുഹമ്മദ് റഫീഖ്‌, പങ്കജ് ഉദാസ്, ചിത്ര സിങ്

ആശാ ഭോസ്‌ലെ, മൻഹർ ഉദാസ്, നിർമൽ ഉദാസ്, ചന്ദൻ ദാസ്, മിത്തൽ റാവു, ശ്രീനിവാസ്, ഹരിഹരൻ ഷഹബാസ് അമൻ ഇങ്ങനെ തുടങ്ങീട്ടുള്ള ഒരുപാട് മഹാന്മാര് ഏർ പ്രമുഖരായ ചില ഗസൽ ഗായകരാണ് ഇവരൊക്കെന്ന് പറയപ്പെടുന്ന്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 പാരമ്പര്യത്തെ അഥവാ കുടുംബ പാരമ്പര്യത്തെയാണ് ഖരാന എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വീട് എന്നർത്ഥം വരുന്ന എന്ന ഹിന്ദുസ്ഥാനി പദത്തിൽ നിന്നുമാണ് ഖരാന എന്ന വാക്ക് ഉത്ഭവിച്ചത് ഏതെങ്കിലും ഒരു സംഗീത വിഭാഗത്തിലോ നൃത്ത രൂപത്തിലോ അധിഷ്ഠിതമായൊരു വിഭാഗം കലാകാരന്മാരെ അല്ലെങ്കിൽ കലാകാരികളെ ഒരുമിപ്പിക്കുന്ന ഒരിടം എന്ന അർത്ഥത്തിൽ ഖരാനയെന്ന പദം

കിരാന ഖരാന, തുമ്പി ഖരാന, രാംപൂർ ഷാഹ്‌സ്വാൻ ഖരാന, ഇങ്ങനെ ഏർ തുടങ്ങീട്ടുള്ള കുറച്ചു ഖരാനകൾ അതില് first തെ ഏർ ഖയാൽ ഖരാന മനോധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി നാലു മുതൽ എട്ടുവരെ വരികളും കൃത്യമായ ഈണവും ഉള്ള വായ്പ്പാട്ടാണ് ഖയാൽ എന്ന് പറയപ്പെടുന്നത് അടിസ്ഥാന വരികള് മുൻനിർത്തി ഗായകർ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

പണ്ഡിത് ആണ് ഇതിന്റെ ഇതിൽ പ്രശസ്തൻ ഇനി ആഗ്ര ഖരാന അലാവുദ്ദീൻ ഖിൽജിയുടെ ഭരണകാലത്താണ് ഈ ഖരാന ഉത്ഭവിച്ചത്

ഹയാസ് ഹുസ്സൈൻ ഖാൻ ഇതിൽ പ്രമുഖനാണ് ജയ്‌പൂർ ഖരാന ഇനിയുള്ളത് ഉസ്താദ് അൽ നാദിയ ഖാനിനെ തുടർന്ന് സ്ഥാപിക്കപ്പെട്ട ഖരാനയാണ് ജയ്‌പൂർ ഖരാന പ്രധാനമായും ഉപയോഗിക്കുന്ന രാഗങ്ങൾ ബസന്ത് കേദാർ, ബസന്ത് ബാഹർ, കാനഡ, നാട് ദാമോദ് ഇവയാണ് കിരാന ഖരാന എന്ന് പറഞ്ഞാല് ഈ ശൈലിയില് പ്രമുഖനെന്നു വിശേഷിക്കപ്പെടുന്ന ഉസ്താദ് അബ്ദുൽ ഖരീം ഖാനിനെ ജന്മസ്ഥലമാണ് അബ്ദുൽ ഖരീം ഖാനിന്റെ ജന്മസ്ഥലമാണ് ഏർ ഹരിയാനയിലെ കിരാന അഥവാ ഖാരിയാന

തുടക്കക്കാർ കർണാടക സംഗീതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുണ്ട് തു ഇനിയുള്ളത് തുമ്പി ഖരാന ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയേഴു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറു കാലത്തു നാടുവാണിരുന്ന നവാബ് വാജിത് അലി ഷായുടെ സദസ്സിൽ തുടങ്ങിയെന്നു വിശ്വസിക്കുന്ന അനൗപചാരികവും ലളിതവുമായ ഗാനരൂപം ബ്രജ് ഭാഷയിൽ കാല്പനതയ്ക്കു ഊന്നൽ നൽകുന്ന വരികളാണ് വരികളാവും ഇതിലുണ്ടാവുക ഈ ശൈലിയിൽ പ്രധാനം ബാനാസ് ഖരാ ബനാറസ് ഖരാന, ലഖ്‌നൗ ഖരാന, പട്യാല ഖരാന

ഏർ തുടക്കമിട്ട ഇതിൽ പ്രശസ്തരാണ് ഉസതാദ് മിശ്രാൻ ഹുസ്സൈൻ ഖാൻ ഗുലാം മുസ്തഫ ഖാൻ ഗുലാം സാദിഖ് ഖാൻ ഉസതാദ് റഷീദ് ഖാൻ ഗുലാം അബ്ബാസ് ഖാൻ എന്നിവർ തബലയിലെ ഖരാനകൾ ഡൽഹി ഖരാന അത് ഡൽഹി ഖരാന തബലയിലെ ഖരാനകളിൽ ഏറ്റവും പഴക്കമേറിയതാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ സിദ്ധർ ഖാൻ ആണ് ആരംഭിച്ചത് വായനക്കാരായിരുന്ന ഇദ്ദേഹത്തിന്റെ സ്വാധീനം ഈ ഖരാനയിൽ കാണാം. ഇപ്പൊൾ തബലയാണ് ഡൽഹി ഖരാനയിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് അജ്‌രദ ഖരാന ലഖ്‌നൗ ഖരാന ഫറൂഖാബാദ് ഖരാന ബനാറസ് ഖരാന പഞ്ചാബ് ഖരാനാ ഇവയും ഈ ശ്രേണിയിൽ പെട്ടവയാണ് സിത്താറിലെ ഖരാനകൾ ജയ്പൂർ ഖരാനാ മഹിയാർ ഖരാനാ ഇന്താദ് ഖാൻ ഖരാന ജയ്‌പൂർ ഖരാന അതിൽ പ്രഗത്ഭനായ മഹാൻ എന്ന് പറയുന്നത് ഉസ്താദ് അല്ലാദിയ ഖാൻ എന്ന് പറയുന്ന ആളാണ് ഇനി മഹിയാർ ഖരാനാ അതിലെ പ്രശസ്തൻ പണ്ഡിത് രവി ശങ്കറാണ് ഇന്താദ് ഖാൻ ഖരാനയിലെ പ്രശസ്തൻ ഉസ്താദ് വിലായത്ത് ഖാൻ എന്നിവരാണ് അതില് ഏർ ഒ ഒ ഒരുപാട് കാര്യങ്ങളങ്ങനെ അതില് ഹും ഇപ്പൊ ഖയാൽ ഗസൽ ഖരാന താധ് ശ്രുതി സ്വര അലങ്കാർ ധലാ ദ്രുപദ് എന്ന് തുടങ്ങി ഒരുപാട് ഏർ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതങ്ങൾ അതിന്റെ concept ഏർ അതിന്റെ വാദ്യോപകരണങ്ങള് ഏർ ഏർ എന്നിവയൊക്കെ അതില് വന്നിട്ടുണ്ട് അപ്പൊ സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ഏർ ഒരിക്കലും പതിനെട്ട് അടവുകൾ പ ഒരാൾക്ക് ഏർ പതിനെട്ട് അടവുകൾ പയറ്റി ഏർ എന്നിട്ടും സാധ്യമായില്ല ന്നൊക്കെ നമ്മൾ വാമൊഴി പറഞ്ഞു അപ്പൊ അത് അതിനെ പതിനെട്ട് അടവുകളിൽ പെട്ട ഒരു അടവാണ് ശരിക്ക് സംഗീതം നാലു വേദങ്ങള് യജുർവേദം സാമവേദം അഥർവ്വവേദം

ഏർ ഈ ഒരു part ഇതില് ഈ ഒരു സംഗീതം എന്ന ആ ഒരു ആഹ് ഒരു അവസ്ഥയെ തന്നെ ഒരാൾക്കു ആഹ് അതിന്റെ ഒരു ജ്ഞാനത്തെ തന്നെ ലഭിക്കാൻ ഒരു ആയുസ്സ് മതിയാവില്ല എന്നാണ് എന്റെ നിഗമനം. ഒരുപാട് പഠിക്കാനും കടലോളം കിടക്കുന്നുണ്ടത് വലിയൊരു വലിയൊരു ഭാഗം തന്നെയാണ് ശരിക്ക് okay നന്ദി

എടാ, എവിടെയാ? കൊറേയായല്ലോ വിളിച്ചിട്ട്? എന്ത് പറ്റി? ഒരു വിവരോമില്ലല്ലോ.